താഴെ ട്വൻ്റി ഫോർ അവർ എന്ന് എഴുതിയിട്ടുമുണ്ട് അകത്തായി എ_ടി_എം മെഷീൻ ഇരിക്കുന്നതും കാണാം റോഡ് ഇൽ ആളുകൾ നിൽക്കുന്നതും കാണാം.

അയാളുടെ മുഖം മറച്ചിട്ടാണുള്ളത് അയാളുടെ വസ്ത്രത്തിന്റെ നിറം വെള്ളയാണ് പുറകിലായി കണ്ണാടിയും കാണാം.

അതിൽ ഒരാൾ കൈ മുകളിലേക്ക് ചൂണ്ടി നിൽക്കുകയാണ്.

ചരടിന്റെ നെറം ചുവപ്പാണ് അയാൾ പാന്റിട്ടതായി കാണാം പാൻ്റ് ഇൻ്റെ നിറം കറപ്പാണ്.

ഈ ചിത്രത്തിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.

അവർടെ പുറകിലായി ഒരു പുഴയും പുഴ നിറയെ പായലുകളും കാണാൻ പറ്റുന്നുണ്ട്.

അയാളുടെ കഴുത്തിലായി ഇയർ ഫോണും ഉണ്ട് ഇയർ ഫോൺ ഇന്റെ നിറം ചുവപ്പാണ്.

ബാങ്ക് ഇന്റെ സൈഡ് ഇൽ ആയിട്ട് ഒരു ഷട്ടറും ഉണ്ട് അതിൻ്റെ സൈഡ് ഇലായി നോ പാർക്കിങ് എന്നൊരു ബോർഡും ഉണ്ട്.

ഇതിനുമുകളിലായി ഒരു പാലവും കാണാൻ സാധിക്കുന്നു.

അതിൽ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഇരുന്ന് കളിക്കുന്നു.

ഷട്ടർ ഇൻ്റെ ഇടത്തെ സൈഡിലായി ഹാർഡ് വെയേഴ്സ് എന്നൊരു ബോർഡും കാണാം ഷട്ടർന്റെ വലത്തെ സൈഡിലായി അവടെ കിട്ടുന്ന വസ്തുക്കൾടെ ചിത്രവും ഉണ്ട്.

ചിത്രത്തിൽ ഉള്ളതൊരു സ്കൂളാണ് അവിടെ കുട്ടികൾ നിൽക്കുന്നതായി കാണാം.